എന്ത് വിശേഷം. പറയത്തക്ക വിശേഷം ഒന്നുമില്ല.

ഓ ഓ ഓ. ഇവിടെയൊക്കെ ഭയങ്കര മഴ.

അവിടെ അങ്ങനെ വലിയ മഴ ഒന്നൂല്ല ഇന്നാ ചെറിയ രീതിയിൽ ആണോ?

ഉം ഉം ഉം ഉം പിന്നെ ഇന്നുമുതൽ കേരളത്തിൽ കാലവർഷം തുടങ്ങുണൊക്കെയാണ് പറയുന്നത്.

ഉം അപ്പോ ഇത് ഇപ്പോ ഒരു പ്രവചനമാണ്. ആ ഇത് കാലാവസ്ഥ നിരീക്ഷകർ പ്രവചിച്ചതാണെന്നാണ് പറയുന്നത്. ഈ പ്രവചന ശരിയാവേണെങ്കി കേരളത്തിന് ഇനി അങ്ങോട്ട് മഴക്കാലാണെന്നാണ് പറയുന്നത്.

ഉം അപ്പൊ പിന്നെ ഏഹ് മഴക്കാലൊക്കേ ഇപ്പത്തന്നെ മഴ ഭയങ്കര ആയിട്ടുണ്ട്. ഇനിയും മഴക്കാലം എന്ന് പറയുമ്പഴേ അത് ടെൻഷനാണ്. അറിയാലോ മഴ വന്ന് കഴിഞ്ഞാ പിന്നെ ഭയങ്കര പ്രയാസാണ് എല്ലാ കാര്യങ്ങളും അവതാളത്തിലാ.

വീട്ടിലൊക്കെ ഫ്രണ്ടില് ഒക്കെ വെള്ളം കേറി ചെളിയൊക്കെ കേറി. ആ അത് ശരിയാ ചെളിയൊക്കെ ചവിട്ടി കേറി വീട്ടിനകത്ത് കേറും. ആ എപ്പഴും പിന്നെ വീട് വൃത്തിയാക്കലായിരിക്കും പണി.

എനിക്ക് ആണെങ്കി അങ്ങനെ വൃത്തികേടായിട്ട് കെടക്കണ കാണാനേ പറ്റൂല. അതുകൊണ്ട് ഞാൻ ഉടനെ തന്നെ തുടക്കാനും ഇതൊക്കെ ചെയ്യാൻ പോവും. അപ്പൊ പിന്നെ എപ്പഴും എപ്പഴും ആവുമ്പോ അതിന്റെ പല ബുദ്ധിമുട്ടും കാണും.

അതെ അതേപോലെ തുണി നനച്ചീടാൻ നിവർത്തിയില്ല. അഥവാ ഈറനുണ്ടെങ്കി വല്ലാത്ത സ്മെല്ലും. അതും ശരി തന്നെ തുണി നനചിട്ടാലും നനക്കാൻ ഭയങ്കര പ്രയാസമാണ് മഴ ഉള്ളപ്പോ. നനച്ചിട്ട തന്നെ പുറത്ത് പുറത്തൊന്നും ഇടാൻ പറ്റില്ല. വീടിന്റെ അകത്ത് ഇട്ട് തന്നെ ഉണക്കേണ്ടി വരും. പിന്നെ രണ്ടു മൂന്ന് ദിവസൊക്കെ മിനിമം രണ്ടു മൂന്ന് ദിവസൊങ്കിലും എടുക്കും ഒന്ന് ഒണങ്ങി കിട്ടാൻ.

ഉം അത് ശരിയാണ് വെയിൽ ഉണ്ടെങ്കിൽ അല്ലെ ഉണങ്ങത്തൊള്ളൂ.

ഏഹ് ഭയങ്കരമായ നോട്ട്‌ ക്ലിയർ ഒക്കെ കൂടെ വെള്ളൊക്കെ വീട്ടിലുവായി ഏറ്റ വൃത്തികേടായി മൊത്തത്തി കെടക്കുന്നു.

പിന്നെ എന്തോ പറയുന്നുണ്ടായിരുന്നു കന്യാകുമാരിയുടെ തെക്കുഭാഗത്തും ശ്രീലങ്ക തീരത്തിനടുത്തുമൊക്കെ രണ്ട് അന്തരീക്ഷ ചുഴികള് രൂപപ്പെട്ടിട്ടുണ്ടെന്ന്.

എന്തോ എനിക്ക് അറിയത്തില്ല. ആണെന്ന് തോന്നുന്നു. അതോ ഭൂമിയിൽ ഏഹ് നമ്മുടെ മണ്ണിലായിരിക്കോ കാണുന്നെന്ന് അറിയാൻ പാടില്ല.

എന്താ അറിയത്തില്ലടാ ട്ടിവിയിലൊക്കെ കണ്ടത് പോലെ ഓർമണ്ടു. ആ ആ മറ്റേ ഇതുണ്ടലോ? ചില സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടേ. ഇതുപോലെ കാ കാറ്റിങ്ങനെ കറക്കി കറക്കി.

പക്ഷേ അതിന്ന് പറയുന്നത് കുറച്ച് സ്ഥലം ഒന്നും ആയിരിക്കൂല്ലാ കിലോമീറ്റർ കണ്ണക്ക ആ റൗണ്ട് ഇങ്ങനെ നിക്കും.

ആ അതിങ്ങനെ ആ പരിസരത്ത് വരുന്നവരെ എല്ലാം ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി അടിച്ച് അടിച്ച് പോവും.

ഈ പണ്ട് വന്നിട്ടില്ലേ ഈ ഓഖി കൊടുംകാറ്റ് എന്നൊക്കെ പറയണ പോലെ അങ്ങനത്തെ ചുയലി കാറ്റൊക്കെ ആയിരിക്കും.

ഉം അപ്പോ ആ ചുഴി ആണോ അവര് ഇനി അല്ലാതെ വേറെ വെല്ല ചുഴി ആണോന്നൊന്നും മനസിലാവണില്ല. ഉം. പക്ഷെ നമ്മൾ കൂടുതൽ കെട്ടിട്ടുള്ളത് ചെന്നൈയിൽ അല്ലെ ഏറ്റവും കൂടുതലായിട്ട് ചുഴലി കാറ്റ് വന്നു പോയിന്നൊക്കെ പറയിണെ. അല്ല കഴിഞ്ഞ വർഷമൊക്കെ അങ്ങനെയായിരുന്നു ചുഴലി കാറ്റ് എപ്പോ രണ്ടായിരത്തി പതിനാറിൽ ഏഹ് വെള്ളപൊക്കെ ഒകെ വന്ന ടൈംല്.

ആ അത് ശരി തന്നെ. വെള്ളപ്പൊക്കക്കെ പിന്നെ അപ്പോക്കെ എടയ്ക്ക് എടയ്ക്ക് ഇങ്ങനെ ഇത് മറ്റേ കടലിൽ ന്യൂനമർദ്ദം വരുന്നൂ കാറ്റ് രൂപപ്പെടുന്നു എന്നൊക്കെ അല്ലെ നമ്മൾ.

ഈ അന്തരീക്ഷത്തിൽ ഇങ്ങനെ വരുന്നുണ്ടെന്ന് കേൾക്കുമ്പോ അതൊരു അത്ഭുതം പോലെ തോന്നുന്നു.

ഉം അപ്പോ അതിനി ഭയങ്കരമായിട്ടുള്ള കാലാവസ്ഥ പ്രോബ്ലം ഉണ്ടാക്കുന്നൊക്കെയാണ് പറയണത്. ഇങ്ങനെ ഇങ്ങനെ രൂപപ്പെട്ടിട്ട്.

ഉം അങ്ങനെയൊരു കാറ്റ് എന്തെങ്കിലും ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സ്വാധീനത്തിൽ കേരളത്തില്‍ ശക്തമായിട്ടുള്ള മഴേം കാറ്റുമൊക്കെ സാധ്യതയുണ്ടെന്നും പറയണ്.

ഓ ഓ ശക്തമായ മഴയും കാറ്റും കേരളത്തിലുണ്ടാവും എന്ന് അല്ലെ? ഇപ്പൊ അതിനകത്ത് പറഞ്ഞെ?

കേരളത്തിൽ കാലവർഷം പെട്ടെന്ന് വ്യാപിക്കാനാണ് സാധ്യതയെന്ന്. ഉം നമ്മൾ പ്രതീക്ഷിക്കും പോലെയൊക്കെ ആയിരിക്കില്ല എന്നുള്ള രീതീല്.

നമ്മൾ കഴിഞ്ഞ മാസം ഒരു ന്യൂസ് ഉണ്ടായിരുന്നില്ലേ മറ്റേ കോഴിക്കോട് സമുദ്രത്തിൽ ഏഹ് കടൽ ഏഹ് ഉൾ വലി വലിഞ്ഞൂന്ന് ഉള്ളെ?

ശംഖ് മുഖത്തും അതെ പോലെ എടക്ക് ഉണ്ടായിരുന്നെന്ന്.

ആ കഴിഞ്ഞ ആഴ്ചയോ കഴിഞ്ഞ മാസമാണെന്തോ അറിയത്തില്ല കിലോമീറ്ററോളം കടൽ ഇങ്ങ് ബാക്കിലോട്ട് വലിഞ്ഞുനൊക്കെ പറഞ്ഞിട്ട്.

ആ അങ്ങനെയൊക്കെ വരുമ്പഴേ ഭയങ്കര പേടിയാണ് എന്ന് വെച്ചാൽ നമ പണ്ട് സുനാമിയൊക്കെ വരുന്നെന് തൊട്ട് മുന്നേ ഇതേപോലെ കടൽ ഒരുപാട് ബാക്കിലോട്ട് കേറിട്ടാണ് *നോട്ട്‌ ക്ലിയർ*.

ആ ഭയങ്കരമായിട്ടുള്ള തെരയായിട്ട് ഇങ്ങ് പൊങ്ങി വന്നത്.

അപ്പോ ഇങ്ങനെ അങ്ങനെ വെല്ലോം ഉണ്ടോന്നും അറിഞ്ഞൂടെ. ഉം അകത്തോട്ട് പോവുമ്പഴും ടെൻഷനാണ്. ഉം പക്ഷേ ആ ഭാഗത്തൊക്കെ താമസിക്കുന്നവരുടെ അവസ്ഥയോ?

ആ അത് തന്നെയാണ് ഞാനും പറയാൻ വന്നേ. ആ ഭാഗത്തൊക്കെ താമസിക്കുന്നവരെ കാര്യം വളരെ കഷ്ട്ടം തന്നെയാണ്.

ഈ ഇതിന്റെയൊക്കെ പ്രേശ്നങ്ങൾ പറഞ്ഞ് കൊടുത്താലും ആൾകാർക്ക് മാറണം എന്നൊന്നും ഇല്ല. അവര് അവിടെ കിടന്നോളാം വരും പോലെ വരട്ടെ എന്നൊക്കെയുള്ള രീതീലാണ്.

അതെ അതെ എന്ന് വെച്ച ഗവണ്മെന്റ് പറയോലോ ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള പ്രേശ്നങ്ങോളൊക്കെ വരുന്നേനു മുന്നേ സർകാർ പ്രഖ്യാപിക്കൊലോ അവിടെനിന്ന് മാറി താമസിക്കണം അത് പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞാലും അവർക്ക് ഒന്നും അതിന്റെ ഒരു സീരിയസ്നസ് തോന്നാറില്ല. അവർക്ക് അത് കുഴപ്പില്ല എന്നുള്ള രീതിയിലാണ് അവര് പോണത്.

നാശനഷ്ട്ടം വരുമ്പോ ഗവൺമെന്റിന് കുറ്റം പറയ്യേം ചെയ്യും.

ഗവൺമെന്റ് പറയാനുള്ള നേരത്തെ പറയൂലേ. ആൾക്കാര് പറ പറയാൻ ഉള്ളവരെല്ലാം പറയും. എന്നിട്ട് അവരെ പഴിച്ചിട്ട് വല്ല കാര്യമുണ്ടോ?

ഉം അല്ലെങ്കി വേറെ സ്ഥലം എവിടെയെങ്കിലും ദൂരോട്ട് വീട് മാറി താമസിക്കോ ഇവർക്ക് ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ കോസ്റ്റൽ ഏരിയ ആവുമ്പോ അങ്ങനെയാണ്. കടൽത്തീരത്ത് താമസിക്കുന്നത് വളരെ പ്രശ്നമാണ്. എന്നൊക്കെ അവർക്ക് അറിയാമെങ്കി പോലും ഒരു കാറ്റ് വന്ന എടുത്തിട്ട് പോകാൻ പറ്റുന്ന വീടുകളൊക്കെയാണ് ഇതെല്ലാം. എന്നാ പോലും അവര് പറഞ്ഞാ കേക്കൂല.

കുറച്ച് ഉള്ളിലോട്ട് എവിടെയെങ്കിലും മാറി താമസിക്കെ സാ താമസിക്കാൻ ഉള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്ത് കൊടുക്കാ എന്ന് പറഞ്ഞ പോലും അവര് കേൾക്കൂല.

*നോട്ട്‌ ക്ലിയർ* ചെയുമ്പയും കണ്ടില്ലേ ഒരു പണി നടക്കുമ്പഴും പറയുന്നത് കേട്ടില്ലേ.

ആ അതെന്ത് പിന്നെ ഇത്രേം നാൾ അവർക്ക് അതിനെ പറ്റി ഒരു അറിവും ഇല്ലെർന്നോ? ഇപ്പഴാണ് പറയുന്നത് എന്തൊക്കെ പ്രേശ്നങ്ങൾ കാരണം ഇനി ബോട്ട് ന്റെ പണി നടത്താൻ പറ്റില്ല എന്തോ അവർക്ക് ഭാവിയിൽ പ്രശ്നം ഉണ്ടാവുമെന്നൊക്കെ മത്സ്യ ബന്ധനത്തിന് പോവുന്ന ആള്‍ക്കാര് പറയുന്നു.

അവരിപ്പോ കോടികൾ മുടക്കിയിട്ട് ഇനി അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റോ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെ ഇപ്പോ വനനശീകരണം ഒക്കെ സംഭവിക്കൂലെ അല്ലെ? കന്നുകാലികളുടെയും പുരോഗമനം. ആ അത് തന്നെ വനനശീകരണോം എല്ലാം ഇത് അതൊക്കെ വരുന്ന മെയിൻ ആയിട്ട് ഈ കാലാവസ്ഥടെ പ്രശ്നം കൊണ്ട് തന്നെയാണ് വരണ വാനോം ഒക്കെ നശിക്കുന്നത്.

അത് വെച്ചാൽ മഴ കറക്റ്റ് ആ ചെലപ്പോ മഴ ഒട്ടും കാണില്ല ചെല സ്ഥലങ്ങളിലെ.

ഒന്നാമത് ഈ വരുമ്പഴായിരിക്കും ഇങ്ങനെ വനൊക്കെ നശിച്ച് പോണത് അല്ലെ? അതെ ന്നാ അല്ലെങ്കി ഇപ്പഴത്തെ മഴാന്ന് പറഞ്ഞ നമ്മൾ പ്രതീഷിക്കാതെ ഇരിക്കുന്ന ടൈം ൽ ആണ് പെയ്യുന്നത്. അത് ശരി തന്നെ. ഇപ്പോ അങ്ങനെ പ്രേ ഇപ്പ ഇപ്പൊ ശ്രേധിച്ചിട്ടുണ്ടോ പണ്ടത്തെ പോലെ അങ്ങനെ പ്രേത്യകിച് കാലാവസ്ഥയൊന്നും ഇല്ല.

ആ പണ്ടൊക്കെയാണെങ്കി നമ്മുക്ക് സമ്മർ സീസൺ വരുമ്പോ സമ്മർ മാത്രമായിരിക്കും.

ഇപ്പൊ ഏപ്രിൽ മെയ് ച് ആ ഒരു കാലത്തൊക്കെ ഭയങ്കര *നോട്ട്‌ ക്ലിയർ* കാര്യങ്ങളൊക്കെയായിയിരിക്കും.പക്ഷെ ഇപ്പഴത്തെ സമ്മർ സീസൺ എങ്ങനെ ആണ് അപ്പഴും മഴയുയുണ്ട് അപ്പഴും എല്ലാ വെയിലും ഉണ്ട്.

ആ ഇപ്പോ ഒരു മാർച്ച് ഫെബ്രുവരിയിലൊക്കെയാണ് ഇത്തിരിയെങ്കിലും ചൂട് കൂടുതൽ എന്ന് തോന്നുന്ന്.

അതുപോലെ തന്നെ ഇനീപ്പോ നവംബർ ഡിസംബർ തണുപ്പുള്ള കാല കാലാവസ്ഥ ആണ് ഇനി വരുന്നേന്നാണ് പറയണതെ.

അപ്പോ സാധാരണ നമ്മൾ സ്പ്രിംഗ് സീസൺ ഒക്കെ ഓട്ടം ആ അപ്പോ പക്ഷെ എന്നാൽ പോലും വസന്ത കാലോന്നൊക്കെ പറയുന്നത് അല്ലെ ഇനി അങ്ങോട്ട്.

പക്ഷെ ഈ മഴേത്ത് എങ്ങനെയാണ് ഈ വസന്ത കാലൊക്കെ ഭയങ്കര മഴയൊക്കെ ആയ എങ്ങനെയാണോ എന്തോ?

അവിടെ ഇടി മിന്നലൊക്കെ അടിക്കോ? ഇവിടെ ഭയങ്കരായിട്ട് അടിക്കും.

ഇതിൽ അങ്ങനെ ഒന്നും ഇല്ല. എന്നുവെച്ചാ ഇപ്പോ പെയ്ത മഴയിൽ അങ്ങനെ കാരണം മഴ അങ്ങ് ചുമ്മാ നമ്മൾ നോക്കികൊണ്ടിരിക്കുമ്പോ പെയ്യലേ ചെയിണ്. മുമ്പത്തെ പോലെ അങ്ങനെ ഭയങ്കരമായിട്ട് ഒള്ള മഴയൊന്നും അല്ല. കുറച്ച് പേയും പിന്നെ നിക്കും പിന്നേം കൊറച്ചേരം പേയും പിന്നേം നിക്കും.

അത് ആ ഒരു കൊച്ച് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോ ഇടി മിന്നൽ ഏറ്റ് മരിച്ചൂന്ന് പറഞ്ഞില്ലേ ലെ ? രണ്ട് നാലീസം മുന്നേ.

ഫോണിന്റെ റേഡിയേഷൻ കാരണമാണോ അങ്ങനെ വന്നത്? എന്താന്ന് അറിയില്ല സംസാരിച്ച് ഇരുന്നപ്പോ ഇടി മിന്നൽ ഏറ്റ് ഒരു പയ്യൻ മരിച്ചു പോയീന്ന് പാ വന്നേർന്ന് ന്യൂസ് ഉണ്ടായിരുന്ന്.

ഞാൻ ഡീറ്റൈൽ ആയിട്ട് അത് വായിച്ചില്ല ജസ്റ്റ് ഒന്ന് നോക്കിയതെ ഒള്ളു.

പേടിയാണ്അതന്നെ ഈ മഴ കാലാവസ്ഥയൊക്കെ മാറുന്നു എന്ന് പറയുമ്പഴെ പിള്ളാരുടെ കാര്യങ്ങൾ ആലോചിക്കുമ്പോ ടെൻഷൻ തന്നെയാണ്.

നമ്മളിപ്പോ മഴ വരുമ്പഴക്കും അകത്ത് കയറ് എന്ന് പറഞ്ഞാൽ പോലും ഒന്നും കേക്കൊന്നൂല.

അങ്ങനെ നെ പുറത്തിറങ്ങി ചാടാൻ വേണ്ടീട്ട് നിക്കും പിള്ളേർ.

*നോട്ട്‌ ക്ലിയർ* ഇവിടെ എന്റെ രണ്ട് മക്കൾ അങ്ങനെയാണ്.

അവർക്ക് മഴയത്ത് കളിക്കാനൊക്കെയാണ് ഇഷ്ട്ടം. പിന്നെ പണ്ട് സമയത്ത് നമ്മൾ കളിക്കുമ്പോ നമ്മുക്ക് അങ്ങനെ പെട്ടന്ന് ഒന്നും അസുഗോ അങ്ങനെ ഒന്നും വരൂലേ?

ആ ആ ഭയങ്കരായിട്ട് അസുഖംമൊക്കെ വന്ന് പിള്ളേർക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ വരണത്. പിള്ളേർക്ക് മാത്രമല്ല നമ്മക്ക് വല്യ ആള്‍ക്കാര്‍ക്കും അങ്ങനെയാണ്.

ഉം അപ്പോ മഴ പെയ്യണം ന്ന് ഇല്ല തണുപ്പടിച്ചാലും മതിയല്ലോ?

രാത്രി രാത്രി ചെലപ്പോ ഭയങ്കര ചൂടായിട്ട് തോന്നും. രാവിലെ എണീറ്റ ഒരു ഒരു നാലുമണികാവണ സമയത്ത് ഭയങ്കരമായ തണുപ്പും കാര്യങ്ങളും. എന്നിക്ക് ഒച്ച അടക്കും ഈ തണുപ്പ് ജനലികൂടി കേറി വരുമ്പോ രാവിലെ എണീക്കുമ്പോ.

അത് ശരി തന്നെ. പിന്നെ അറിയാലോ പണ്ട് പ്രളയമൊക്കെ വന്നപ്പോളുള്ളു കാര്യങ്ങളൊക്കെ അറിയാലോ മഴയൊക്കെ പെയ്തിരുന്ന സമയത്ത്.

ആ നമ്മുക്ക് ഇവിടെ ആ പ്രളയൊക്കെ വന്നപ്പോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്ന്.

ആ വീടൊക്കെ മാറി താമസിക്കേണ്ടി ഒക്കെ വന്ന്. ഓ വീട്ടിനക്കത്ത് ഒക്കെ വെള്ളം കേറിയല്ലേ? ആ വീടിനകത്ത് ഒക്കെ വെള്ളം കേറി. പിന്നെ എന്താ എന്താണ് വീടിനക്കത്തൊക്കെ അത് എത്രെ ദിവസം വെള്ളം കെട്ടി അങ്ങനെ തന്നെ നികേർന്ന് ന്ന് അറിയാമോ പിന്നേ.

പിന്നെ ഇത് വീടൊക്കെ നശിച്ച് എന്ന് പറയാല്ലേ? ഏഹ് എവിടെയൊക്കെയോ വീടൊക്കെ ഇടിഞ്ഞു വീണെന്നും ഉരുൾ പൊട്ട് ഉണ്ടായി എന്നും. ആ രണ്ടൂസം മുമ്പ് മൂന്നാർ ഭാഗത്ത് രണ്ട് സ്ഥലത്ത് ഉരുൾ പൊട്ടലുണ്ടായി.

നമ്മളിത് നമ്മളൊന്നും ചിലതൊന്നും അറിയിണിലാന്നെ ഒള്ളു. ചില ഈ ഹൈറേഞ്ചി താമസിക്കുന്നവർക്ക് ഉരുൾ പൊട്ടലായിരിക്കും പ്രേശ്നമായിട്ട് വരുന്നേ. ഈ ലോ റേഞ്ച് താമസിക്കുന്നവർക്ക് വെള്ളപൊക്കോം.

ആ ആൾകാർ വിചാരിക്കും നമ്മൾ മലേടെ മോളിൽ താമസിച്ചാൽ നമ്മുക്ക് വെള്ളപൊക്കം ഒന്നും ഇല്ലലോ പ്രശ്നം ഒന്നും ഇല്ലല്ലോന്ന്. അങ്ങനെയൊക്കെയാണ് ഞാനും വിചാരിച്ചിരുന്നതെ. എന്നിട്ട് ഈ പ്രളയം വന്നപ്പോഴാണ് എല്ലാം മാറിമറിഞ്ഞത്.

അപ്പോ ഈ അഗ്നിപർവ്വതം സ്ഫോടനം നൊക്കെ പറണത്? അഗ്നിപർവ്വതം സ്ഫോടനം ന്നൊക്കെ പറയുന്നത് അത് നമ്മുടെ ഇന്ത്യയിൽ വലുതായിട്ട് ഒന്നുമില്ല. പുറത്ത് ഫോറിൻ കൺട്രീസിലൊക്കെണ് അത് കൂടുതലൊക്കെ ഉള്ളത്.

ചില രാജ്യങ്ങളിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഈ വീഡിയോസ് ഒക്കെ കാണുമ്പോ ഈ മലയിന്ന് ഇങ്ങനെ ഇത് ദ വോൾകാനോ ഇറങ്ങിവന്ന് ഇങ്ങനെ ഉം ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കും. ഇങ്ങനെ നമ്മള് വെള്ളം മഴ പെയ്യുന്ന മഴ വരുന്നത് പോലെ ശ് ഇങ്ങനെ തലയിൽ കാറ്റ് വരുന്നത് പോലെ ഇങ്ങനെ സ്പീഡിൽ ഇങ്ങനെ വോൾകാനോ ഇങ്ങനെ വന്നോണ്ടെ ഇരിക്കും. അവിടെയൊന്നും ആൾക്കാർക്ക് ഒന്നും താമസിക്കാൻ ഒന്നും പറ്റില്ല.

ഇപ്പം യാദൃശ്ചികം ആയിട്ട് ഒരാൾ ഒരാളോ അല്ലെങ്കി ഒരു വണ്ടിയൊക്കെ പോയി അതിൽ പെട്ടു പോവാണെങ്കി അപ്പൊ തന്നെ അത് കരിഞ്ഞ് ചാമ്പലാവേം ചെയ്യും.

അങ്ങനെയുള്ള സ്ഥലത്ത് ഒന്നും ആൾക്കാരെ താമസിക്കാൻ ഒന്നും ഗവണ്മെന്റ് അനുവദിക്കൂല.

എനിക്കിപ്പോ മഴ വരുന്നേൽ അല്ല ഈ ഇപ്പഴത്തെ ഈ കാലാവസ്ഥ വെതിയാനം ഉണ്ടല്ലോ നൂറ്റി എട്ട് വർഷം മുമ്പേ ആരംഭിച്ചതൊണ് ന്നൊക്കെയാണെന്നാണ് പറയിണ്.

ആ ഗവേഷകർ പറയുന്നത്. അതെന്താണെന്നാണ് മനസ്സിലാവാത്തത്.

നേരെ നേച്ചർ ഏഹ് എന്ന ശാസ്ത്ര ജേര്‍ണലുണ്ടലോ?

അപ്പോ നമ്മുടെ നാച്ചുറൽ സയൻസിനെ ഒക്കെ പറ്റിയിട്ട് പഠിക്കുന്ന സംഭവങ്ങള്.

ആ അത് കൊള്ളാലെ? കേൾക്കുമ്പോ തന്നെ ഒരു അത്ഭുതായിരിക്ക്ണ്.

അങ്ങനെയൊക്കെ വന്ന് കഴിഞ്ഞാലുള്ള അവസ്ഥലെ? ഉം വല്ലാത്തൊരു അവസ്ഥയാടി. ആ അതാണ് അങ്ങനെ തണുപ്പുണ്ടായിരുന്ന സമയത്താണ് ഐസ് എയ്ജ്ന്നൊക്കെ പറയുന്നത്.

പിന്നെ എന്തോന്ന് പറയാ എനിക്കിപ്പോ കാല വർഷം വരുണെൽ അല്ല പ്രശ്നം വലിയ രീതിയിലുള്ള പ്രേശ്നങ്ങളൊന്നും ഉണ്ടാവാതിരുന്നാ മതിയായിരുന്നു.